എടീ നിനക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതിയെക്കുറിച്ചു എന്താ പറയാനുള്ളത് ഇപ്പം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളാണ് നമ്മൾ പിന്തുടരുന്നത് പക്ഷെ കാലം മാറുന്നതിനനുസരിച്ചു ഈ ഭക്ഷണ രീതികളിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും ഓരോ നാട്ടിലെയും ഭക്ഷണ രീതി എന്ന് വച്ചാൽ അതത് നാട്ടിലെ കാലാവസ്ഥയും ജനങ്ങളുടെ ജീവിത രീതിയും അനുസരിച്ചാണ് അതെയതെ അവര് കൃഷി ചെയ്യുന്നതായിരിക്കും അവര് കൂടുതലായി കഴിക്കുന്നതും പാചകം ചെയ്യുന്നതുമൊക്കെ പക്ഷെ അതിലിന്നൊക്കെ ഒരുപാട് മാറിവരുന്നുണ്ട് . നമ്മൾ വിദേശിയരെ കണ്ടു പഠിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഭക്ഷണരീതിയും ഒരു പാട് മാറിയിട്ടുണ്ട് അല്ലെ ഒരുപാട് അധികം മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രചാരങ്ങൾ ഉണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചു

അത് കഴിച്ചില്ലെങ്കിൽ എന്തോ നമ്മൾ തെറ്റ് ചെയ്യുന്നു നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നില്ല നമ്മൾ ഇതില്നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്ന് അപകർഷതാ ബോധം പലർക്കും തോന്നുന്നു

ബോധിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ആളുകളിൽ കൂടുന്നുണ്ട് അതെ ഭയങ്കരയിട്ട് കൂടുതലാണ് ഇപ്പം ആളുകൾക്കൊക്കെ വീട്ടിൽ പാചകം ചെയ്തു കഴിക്കുന്നതിന്റെ ആ ഒരു സ്വാദും ഒക്കെ നഷ്ടപ്പെടുകയാണ് അവർക്കും അതൊന്നും താല്പര്യമേ ഇല്ല ചോദിക്കുമ്പോൾ അവർക്ക് സമയമില്ല കടകളിൽ നിന്നും മേടിക്കുന്നതാണ് അല്ലെങ്കിൽ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും മേടിക്കുന്നതാണ് അവർക്ക് സൗകര്യം പക്ഷെ അതൊക്കെ നമ്മളുടെ ജീവിത ശൈലി രോഗങ്ങളും അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിന് എത്രത്തോളം ദോഷകമാരാണെന്നു ആരും ചിന്തിക്കുന്നില്ല അതാണ് സത്യം സത്യം കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടു നമ്മുടെ നാട്ടിൽ കാൻസർ പോലെയുള്ള രോഗങ്ങൾ വളരെയധികം വർധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം വ്യായാമക്കുറവും ഇതുപോലെ മാറുന്ന ഭക്ഷണ രീതികളുമാണ് പക്ഷെ അത് പലരും മനസ്സിലാക്കുന്നില്ല എളുപ്പത്തിനു വേണ്ടിയും സമയം ലാ ഭിക്കാൻവേണ്ടിയും ആളുകൾ പുറത്തു പോയി ഭക്ഷണം വാങ്ങി കഴിക്കുകയും അന്ന് ഈ ലാഭിച്ച സമയം മുഴുവനും പിന്നീട് ആശുപത്രീയിൽ പോയി ചിലവാക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് അതെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന അത് പച്ചക്കറികളായാലും പഴങ്ങളായാലും എന്തൊക്കെ പൊടികളായാലും അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് കിട്ടുന്ന ആ നിറത്തിലും ടേസ്റ്റിലും ആ രുചിയിലും ആളുകൾ മയങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതെ സത്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്നത് മാറി ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന രീതിയിലോട്ടാണ് ആളുകളുടെ പോക്ക് എല്ലാം വേണം നമുക്ക് ഭക്ഷണമൊക്കെ വേണം പക്ഷെ ആ ഒരു മിതമായ രീതി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് മനസിലാക്കി കഴിക്കണം എല്ലാ നേരവും ഇതിന്റെ പുറത്തു വാരി വലിച്ചു കഴിക്കുമ്പോൾ അസുഖങ്ങളും അതിനനുസരിച്ചു വർധിച്ചു വരും ആഹ് എനിക്കും തോന്നുന്നത് നമ്മുടെ മുറ്റത്തു അല്ലെങ്കിൽ നമ്മടെ അടുത്ത് ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളും പറിച്ചു നമ്മൾ പാചകം ചെയ്തു ഉണ്ടാക്കുന്ന ആ ഒരു രുചി പുറത്തു നിന്നും മേടിക്കുന്ന ഭക്ഷണത്തിനു കിട്ടുമോ അല്ലെങ്കിൽ ആൾക്കാർ ആ ഒരു രുചി അറിയാത്തതു കൊണ്ടാണ് ഇതിൽ ഭ്രമിച്ചു പോവുന്നത് അതെ ആളുകൾക്കെല്ലാം എളുപ്പമാണ് എല്ലാരും എളുപ്പമുള്ളതാണ് നോക്കുന്നത് അല്ലാണ്ട് പണിയെടുത്തു അതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അതാളുകൾ ആരും നോക്കുന്നില്ല അത്രയും ബുദ്ധിമുട്ടാനും കഷ്ടപെടാനും തയ്യാറാവുന്നില്ല പക്ഷെ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം അതിനു രുചി മാത്രമല്ല അത് വിശ്വസിച്ചിട്ട് കഴിക്കാം അതിൽ വേറെ മായമോ ഒന്നും ചേർത്തിട്ടില്ല മാത്രവുമല്ല അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന നേരത്തു ഒരുപാട് വ്യായാമവും അതിനൊപ്പം ചെയ്യും ഇതെല്ലാം ചേർന്ന് നമ്മുടെ ആരോഗ്യം വർധിക്കുകയാണ് നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ചുമ്മാ വാങ്ങി കഴിക്കുമ്പോൾ അവരതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നോ ഈ ഉപയോഗിച്ച എണ്ണയിൽ തന്നെയായിരിക്കും പിന്നേം പിന്നേം വറുത്തു കോരി എടുക്കുന്നത്

ഇപ്പം നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ ആയാലും ഓരോ സംസ്ഥാനങ്ങൾക്കും അതിന്റെതായ ഭക്ഷണ ശൈലികളുണ്ട് അതായിരിക്കും അവർ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് തുടർന്ന് പോകുന്നതായിരിക്കും അതവരുടെ ആരോഗ്യത്തെ ഇപ്പം നമ്മുടെ കേരളം ആയാലും നമുക്കൊരു ശൈലിയുണ്ട് നമ്മളെ രീതിയും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതി വന്നിട്ടുള്ളത് അതിൽനിന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പുതിയ തലമുറ മാറി മാറിപ്പോയി ശരിക്കും നല്ലവണ്ണം മാറിപോയിട്ടുണ്ടു ഭക്ഷണം അതുപോലെ തന്നെ ആശുപത്രികളിലെ രോഗികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ജീവിത ശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മളും മുന്നിലാണ് ഇപ്പോൾ രാജ്യങ്ങൾ എടുത്തുനോക്കുകയാണെങ്കിലും ഇന്ത്യ മുന്നിലാണ് അതൊക്കെ മാറുമെന്ന് നമ്മക്ക് പ്രതീക്ഷിക്കാം